അപോ leave ഇല്ലായ്തോണ്ട് പിന്ന അങ്ങന അത്‌ അങ്ങനെന്ന പോയി

ഇവര് പോയിറ്റ് പറയുന്നുണ്ടയ്‌ന ഇവിടുത്ത പിള്ളേർ മണാലി പോയിന് അവട അടിപൊളി പോല ഉണ്ടയിന എന്നിട്ട് പത്ത്‌ ദേവസങ്ങാൻ ഉണ്ടായ്ന് ആട

ആഹ് ഏഹ്

ആഹ് അതെ അതെ മണലിലേക്കല്ലേ അപ്പം മൊതലാക്കണ്ടേ പൈസയും കൊട്ത് പോവ്ന്നത് ഹും കൊറേ ചെലവയ്ന് പോലും അറിയില്ലാ അവര് ഒരാള് പന്ത്രണ്ട് ആയിട്ടാണ് തോന്നുന്നേയ്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

ഹറീല എന്തായാലും credit card എല്ലം എടുത്തോ പൈസ എന്താലും ആവും കൊറേ ദെവസം trip അമ്പൊ

മൂം പിന്ന എല്ലാരും കൂടി ഉണ്ടാവനം എന്നാലേ രസാവളൂ അതാണ് എല്ലാരും ഉണ്ടാവനം ആഹ് എനി ഫിദ വെരണ്ടുക്കൊന്ന് അറീല ഓക്ക് എന്തല്ലോ കയീന്നില്ല സുഗല്ലന്നല്ലാം പറയുന്നുണ്ടയ്‌ന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

ഹൂ ഹും ആ അങ്ങനേം പറയാം എന്നാലും ഞാന് ഇപ്പൊ trip പോണന്ന് കൊറേ ആയി ഇങ്ങനെ വിചാരിച്ചോണ്ട് നിക്കുന്ന അതോണ്ട് ഇതെന്തായാലും പോണം ഓളഎന്തായാലും അമ്മക്ക് എങ്ങനേം കൊണ്ടേരം മ്മ് എന്താലും പോവുന്നുണ്ടെ ബേം പോണ്ടേരും അനക്ക് അടുത്തന്നേ class തൊടങ്ങും അപ്പൊ പിന്ന

മ്മൂ അഡ്വളി തന്നെ അയ്യോ എത്രയാ പഠിക്കാന് കൊറേ ഇണ്ടോ നീ ഇങ്ങോട്ടേക്ക് ചാടുന്നോ ഏഹ് അയ്യോ ഞാനില്ല ഒന്നിലന്നെ കാലുറപ്പിക്കട്ടെ ആഹ് എന്നാപ്പിന്നെ നോക്ക് പടിക്ക പറ്റുന്ന നല്ലല്ലേ CMA എല്ലം ചെയ്ത് കഴിഞ്ഞപിന്ന നല്ല നല്ല കൊറേ ഏഹ് oppertunity കിട്ടുവല്ലോ മൂം അത് കണ്ടിട്ടെന്നാണ് അങ്ങോട്ട് തുള്ളിയേ ഇനീപ്പോ എന്താനെന്തോ ഏതാ നമ്മളതന്നെ USA ആഹ് USA ഇന്ത്യ ഒന്നും താങ്ങൂല

മൂ നമ്മക്ക് ഈ നാടോന്നും വേണ്ടപ്പ നമ്മള് പൊറത് പോയിട്ട് explore ചെയ്യട്ടല്ലേ ആഹ് അത് നല്ലതാ നാട്ടിൽ നിക്കന്നക്കാളും നല്ലത് പൊറത്തെന്ന ഹേ husband ന്റെ കൂടെയാ ആഹ് അങ്ങനെ പോവാന് നോക്കുന്നുണ്ട്‌

അയിന് ആത്യം pass ആവട്ടെ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

ആഹ് അത് എങ്ങനെയാ ഇത്‌ college type ആണോ അതൊരു institution അല്ലെ

ആഹ് നമ്മള് നമ്മക്ക് പോവന്നതല്ലെന്ന പോവാണെന്നാണല്ലൊ ഉണ്ടന്നതോനുന്നെയ എനക്ക് അറീല ഇത് പോവാനൊന്നും പറ്റൂല ആഹ് ആ ഇത് പിന്ന full പഠിപ്പല്ലേ അയിന്റെടക്ക് അവട trip ഒന്നും ഉണ്ടാവൂലെയ്ക്കും മ്മ് അവട പരിപാടി തന്നെ മര്യാദക്ക്‌ conduct ചെയ്യലില്ല പിന്നാ ഇത് ഹും ആഹ് അതെ പഴേ ചെങ്ങായ്മാരെല്ലാം ഉണ്ടാവേയ്ക്കുംലെ അവട ഇല്ലാ പക്ഷേങ്കിൽ cma ചെയ്യന്ന കുട്ടികള് തന്നെ ഇണ്ട് friends ഇണ്ട് കൊറേ

പക്ഷെ അമ്മളെല്ലാം വേറെ വേറെ institute ആണ് എടുത്തത്‌ മ്മള് പിന്നെയാ അറിഞ്ഞത്‌ അമ്മളെല്ലാരും കൂടി CMA ലേക്ക ഉള്ളതന്ന് അരിഞ്ഞിരുന്നേൽ എല്ലാർക്കും ഒരുമിച്ച് ന്നെ വന്നമാതിയേയ്‌നും ഓഹ് അങ്ങനെ ആണെങ്കിൽ നല്ലവാണ്ടനും ലെ മ്മ് അങ്ങനെ നല്ലയര്ന്നു മ്മ് ഇപ്പൊ ഞാന് ഇവട നിക്ക് ഇവിടെയും എന്റെ friends പഴേ friends ആരൂല്ല ഓഹ് എങ്ങനെണ്ട് അവടെ class എല്ലം എങ്ങനാ ആഹ് നല്ലന്നെ കൊയപ്പൊന്നുള്ള ഞാനിപ്പോ അനക്കെനിപ്പോ ഒരു മാസം കൂടി ഉണ്ടിവിടെ അതും കൂടി കഴിഞ്ഞാൽ ഇവരെന്നെ ജോലി അക്കിത്തരുന്ന പറയുന്നേ ഓഹ് ഓഹ് കളി തന്നേ അതോണ്ടാണല്ലോ എല്ലരും ഇങ്ങോട്ട് വെർന്നേ ആഹ് ആഹ് ഞാൻ കേട്ടിട്ടുണ്ട്‌ അതിനെ പട്ടീട്ട്

ഓഹ് അതുശേരി വേഗം തന്നെ

ആഹ് ഇവിടുത്ത class കഴിഞ്ഞപാട് അവര് placement കൊടുക്കുന്നുണ്ട് ഓഹ് അത് നല്ലയാണല്ലൊ ആഹ് പിന്ന fees ഉം കൊറവല്ലേ പിന്ന ല്ലാ കൊയപ്പല്ലല പിന്ന എനക്ക് എങ്ങനെങ്കിലും ഒര് experience ആക്കീറ്റ് പൊറത്തേക്ക് പോണൊന്നാണ് ആഗ്രഹം ഓഹ് മാപ്പിളന്റെഡത് പോവ ആഹ് മാപ്പിളന്റെ കൂടെ അവട നല്ലത് നാട്ടില് മതി നാട്ടില് അതെന്ത് പറ്റി കൊറച്ചല്ലേ ആയിട്ടു കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നിക്കണ്ടല്ലോ

ആ പിന്ന ഓനും അവട accountant അല്ലെ അപ്പൊ എനക്കും അവട എന്തെങ്കിലും accountant ആയിട്ട് നോക്കാനാണ് plan നടക്കൊന്ന് അറീല മ്മ് പിന്ന വേറെന്താല്ലാന്ന് പിന്നെ വേറെന്താപ്പാ നീ എന്നിട്ട് husband ൻറെ വീട്ടിലാണൊ ഇള്ളത്

അല്ലടാ എന്റെ വീട്ടി തന്നെ

കൊറേ ആയി പോയിറ്റ്‌ ഇന്ന് ഞാൻ പിന്നെ office പോയിട്ടുല്ല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

എല്ലാ ആഹ് office ലേക്ക ആഹ് office ലേക്ക് ഒരു നാപ്പത്തഞ്ച് minute ദൂരം ഉണ്ട്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

മൂം പിന്ന അവട എല്ലാര company യാ

അയ്യോ എന്റെ college ആലോയ്ക്ക എനക്ക് അയ്യോ എങ്ങനേം ഒന്ന് ഒഴിവായ മതിയെനും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

ആഹ് അതോണ്ടാ ഇങ്ങനെ ഒരു trip ന്നേ plan ചെയ്യുന്നെ

ഓഹ് പറയാനുണ്ടോ ഇനീപ്പോ അയിന്റെ കോശുലാണ് രണ്ടും ആഹ് അവരെ ആരത്താണ് first ഹിബാന്റെയാ ഹിബന്റെയ്ക്കൂ തോന്നുന്ന് ഓള നോമ്പ് കഴിഞ്ഞാ ഉണ്ടാവുന്ന പറഞ്ഞെ

പിന്നാ അപ്പൊ എന്താ വയ്കാല്ലേ എടയാണ് set ആക്കിയത്

ആഹ് അപ്പൊ അതന്നെ set അല്ലേ ആഹ് അവട ഒറപ്പിച്ചോ വണ്ടിന്റെ കാര്യം അവരോട്‌ ചോദിച്ചോക്ക്

ദെവസം നമക്ക് നാളെ എല്ലാരേം കണ്ട് സംസാരിക്ക എന്നിട്ട് നമ്മക്ക് ദിവസത്തിന്റെ കാര്യം തീരുമാനിക്ക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

ആ okay എന്നാ അങ്ങനെ അങ്ങനെ ചെയ്യാ

എന്നാ ശെരിയെടി

ഏർ sessions എടുക്കാതെ online sessions എടുക്കുന്നു. അതിന് മുൻപ് ഞാൻ offline sessions എടുത്തോണ്ടിരുന്നതാണ്. and ഏർ നിങ്ങൾക്കെന്നെ പറ്റി ഇപ്പൊ കൊറച്ചൊക്കെ അറിയാം എന്ന് എനിക്കൊരു വിശ്വാസ ഉണ്ട്. അപ്പൊ നമ്മുക്ക് മുമ്പോട്ട് പോവാം. ഇന്ന് നമ്മള് തൊടങ്ങാൻ പോവുന്ന concept Gametogenesis ഉം Spermatogenesis എന്ന് പറഞ്ഞ topic ആണ് നമ്മളിന്ന് തൊടങ്ങുന്നത്. അതായത് അയിന്റെ കാരണവും ഞാൻ പറഞ്ഞെരാം നിങ്ങക്ക് ഇന്ന് ഏർ ഇതിന് മുമ്പത്തെ sessions നിങ്ങളെടുത്ത് നോക്കുവാണെങ്കി ആദ്യത്തെ session ല് നമ്മള് male reproductive system പഠിച്ചു. അത് കഴിഞ്ഞ് female reproductive system പഠിച്ചു. അന്ന് നമ്മള് break എയ്താ പഠിച്ചേ എളുപ്പത്തിന്. ഇന്ന് എളുപ്പത്തിന് നമ്മള് Spermatogenesis എടുത്ത് പഠിക്കും. ഈ concept അങ്ങോട്ട് തീർന്ന്‌ നല്ല beautiful ആയൊരു concept ആണിത്. പിന്നെ ഈ concept പഠിച്ചിരിക്കുന്നത് ഒത്തിരി important ആയൊരു കാര്യാ. അതിന്റെ reason എന്താണെന്ന് അറിയോ. Spermatogenesis പഠി പഠിച്ച് അതിന്റെ ഒരു basics അയിന്റെ ഒരു intro നിങ്ങൾക്ക് thorough ആയാൽ, Oogenesis automatically നിങ്ങൾക്ക് മനസ്സിലാവും.

ഇതിന് മുമ്പ് തന്നെ ഈ വാക്കിന്റെ അർഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞന്നിട്ടുണ്ട്. genesis എന്ന വാക്കിന്റെ അർഥം എന്ത് സാധനത്തിന്റെയും തുടക്കം നമ്മള് bible ഏർ ക വായിച്ചിട്ടുള്ളവരാണ് ഈ bible കണ്ടിട്ടുള്ളവർക്ക് അറിയാം genesis എന്ന് പറഞ്ഞ വാക്കിന്റെ അർഥം തുടക്കം ന്ന്‌ ആണ്. its the introduction to something new എന്തേലും പുതിയതായിട്ട് തൊടങ്ങുന്നെരം genesis ന്ന്‌ പറയ science ൽ നമ്മള് genesis എന്ന വാക്ക് ഉപയോഗിക്കുമ്പം synthesis ന്നു ഒരർഥം ഉണ്ട് formation ഉ ഒരർഥം ഉണ്ട്. ഇവിടെ formation ന്ന്‌ ആണ് അയിന്റെ അർഥം genesis എന്ന് പറഞ്ഞ വാക്കിന്ന് formation എന്ന അർഥം നമ്മൾ biology യിലും അല്ലെങ്കിൽ science ൽ പൊതുവെ നമ്മള് പറയും. അപ്പൊ gametogenesis ന്ന്‌ പറഞ്ഞാൽ എന്തുവാ gametes ന്റെ synthesis ആണ് gametogenesis അപ്പൊ i hope that is clear everybody. gametogenesis രണ്ട് type gametogenesis ഉണ്ട് ഒന്ന് males ൽ നടക്കുന്ന gametogenesis ഒന്ന് females ൽ നടക്കുന്ന gametogenesis. males ൽ നടക്കുന്ന fe gametogenesis നെ പറയും Spermatogenesis

നമ്മൾ ഒരു മനുഷ്യനെ എടുത്തു നമ്മടെ favourite മനുഷ്യൻ ആരാ? സുരേഷ്. സുരേഷിനെ എടുത്താലോ? സുരേഷിനെ തിരിച്ച് കൊണ്ടുവന്നാലോ? സുരേഷിനെ ആദ്യത്തെ class ൽ നമ്മൾ പഠിച്ചതായിരുന്നു പിന്നേം സുരേഷിനെ തിരിച്ച് കൊണ്ട് വരാ. എന്നാല് ഈ സുരേഷിന് വേറെ പണിയൊന്നില്ലേ എപ്പോഴും ma'am ന്റെ class ഇ വന്നോണ്ടിരിക്കും.

സുരേഷിനെ മക്കളെ ഒന്ന് ആലോജിച്ച് നോക്കിക്കോണം. sperms എന്ന് പറഞ്ഞ ഒരു cell അവൾടെ അവന്റെ body ൽ അവൻ ഉണ്ടാക്കിയാൽ മാത്രമേ നാളെ ഒരു കാലത്ത് ആ sperm contribute എയ്ത് അവൻ ഒരു കുഞ്ഞിനെ ഏർ birth കൊടുക്കാനുള്ളേ help എയ്യാൻ പറ്റുള്ളൂ. he will not give birth. he is not a part of giving birth പക്ഷെ പുള്ളിക്കാരന്റെ contribution ആണ് sperms പുള്ളിക്കാരൻ sperms contribute എയ്യാതെ ഒരു കുഞ്ഞിനെ naturally sexual reproduction വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞ അത് ബുദ്ധിമുട്ടാ അപ്പൊ പുള്ളിക്കാരൻ sperms ഉണ്ടാക്കണം. അപ്പോ ഇന്ന് സുരേഷിന്റെ body ൽ എങ്ങനെയാണ് sperms ഉണ്ടാക്കുന്നെ എന്നാ നമ്മള് പഠിക്കാൻ പോവുന്നെ. are you all ready? everyone അപ്പം സുരേഷിൻറെ body നമ്മള് പൊതുവെ എടുക്കുവാണെങ്കിൽ he is what we call a deployed organism. പുള്ളിക്കാരനെ നമ്മള് deployed organism എന്ന് പറയും കാരണം പുള്ളിക്കാരൻ ന്റെ ഓരോ body യുടെ cells എടുത്താലും പുള്ളിക്കാരന്റേൽ complete ആയി forty six chromosomes ഉണ്ടാവും. സുരേഷ് ഒരു normal ആയ ഒരു healthy ആയ ഒരു മനുഷ്യനാണ് അപ്പൊ പുള്ളിക്കാരന്റെ ഏത് cell നമ്മള് എടുത്ത് നോക്കിയാലും ആ cells ൽ എല്ലാം നമ്മുക്ക് forty six chromosomes കിട്ടിയേ പറ്റു അപ്പം forty six chromosomes ഉള്ള സുരേഷ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ help എയ്താൽ അത്

എന്റെ കുഞ്ഞായാൽ എന്നെപോലെ ഇരിക്കണമെന്ന് പറയും. സുരേഷിന്റെ ഭാര്യ പറയും എന്റെ കുഞ്ഞായ എന്നെപോലെ ഇരിക്കണോന്ന് പറയും. അപ്പൊ ഭാര്യ പറയും ബ് ഏർ സുരേഷ് പറയാ നിന്നെപ്പോലെ ആണെങ്കില് പൊട്ടിയായിരിക്കും. പുള്ളിക്കാരത്തി പറയും നിന്നെപ്പോലെ ആണെങ്കിൽ കാണാനും കൊള്ളൂല അതിന്റെ കൂടെ പൊട്ടനും ആയിരിക്കും. എന്ന് പറഞ്ഞ് കഴിയുമ്പം മക്കളെ ഇവര് തമ്മില് world war three തൊടങ്ങും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ അപ്പൊ ഇവര് തമ്മിൽ world war three നടക്കാതിരിക്കാനാണ് സുരേഷിന്റെ body decide എയ്ന്നത്

നമ്മള് testis നെപ്പറ്റി മക്കളെ പഠിച്ചിട്ടുണ്ട് ആ session ആരും കണ്ടിട്ടില്ലെന്ന് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് കാണണം. കേട്ടോ? സുരേഷിന്റെ കയ്യില് testis ഉണ്ട്. ഈ testis ആണ് സുരേഷിന്റെ primary sex organ അപ്പൊ സുരേഷ് എന്താ ചെയ്യുന്നേ അറിയോ സുരേഷ് പറയും in the testis നാപ്പത്താറ് chromosome ഉള്ള cells മാറ്റിവെച്ച് നമ്മക്ക് twenty three chromosomes ഉള്ള ഒരു cell ഉണ്ടാക്കാം. അതെന്തിനാണ് സുരേഷ് അങ്ങനെ ചെയ്യിന്നെ ഭാര്യ ആയിട്ട് അടി ഉണ്ടാവാതിരിക്കാൻ. അല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടാ exactly സുരേഷിന്റെ copy photocopy എടുത്തത് പോലെ ഇരിക്കും അപ്പോ അത് ആവാതിരിക്കാനാണ് സുരേഷ് തന്റെ body ക്കകത്ത് Gametogenesis അതായത് spermatogenesis ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പൊ forty six chromosomes ഉള്ള സുരേഷ് twenty three chromosomes ഉള്ള ഒരു sperm നെ ഉണ്ടാക്കിയെ പറ്റു അതെങ്ങന ഉണ്ടാക്കുന്നെന്നാ ഇന്ന് നമ്മൾ പഠിക്കാൻ പൊന്നെ അപ്പൊ ഈ sperm നെ എങ്ങനെ ഉണ്ടാക്ക മക്കളെ ഈ cell കാണുന്നുണ്ടോ നിങ്ങള്? ഈ sperm നെ ഉണ്ടാക്കുന്ന process നെയാണ് Spermatogenesis എന്ന് പറയുന്നത് എന്തിനാ ചെയ്യുന്നെന്ന് മനസ്സിലായോ Spermatogenesis നമ്മുടെ body ൽ forty six chromosomes ഉണ്ട് നമ്മുക്ക് അത്രയും വേണ്ട നമ്മളൊരു sperm ഉണ്ടാക്കുമ്പൊ അയിനകത്ത് only അയിന്റ half അത് മതി. അതിനാണ് നമ്മൾ Spermatogenesis ചെയ്യുന്നെ. അപ്പൊ ഈ haploid എന്ന വാക്കിന്റെ അർഥം എന്താ നമ്മൾ ഇത്രേം കഥ എല്ലാം പറഞ്ഞു നമ്മളിനി haploid ടെ അർഥം പറഞ്ഞില്ലേൽ കാര്യില്ല. haploid എന്ന് പറഞ്ഞാൽ ഒരു cell ഇനകത്ത് അഥവാ only half the set half the set of chromosomes ഉണ്ടെങ്കിൽ അതായത് ഈ case ൽ ഇരുപത്തിമൂന്ന് chromosomes മാത്രമേ ഉള്ളെങ്കിൽ ഇരുപത്തിമൂന്ന് chromosome ഉള്ളരു cell നെ വിളിക്കുന്ന പേരാണ് haploid cell ആ sperm നെ വിളിക്കുന്ന പേരാണ് haploid cell മനസ്സിലായോ അപ്പൊ ഈ haploid gamete ഉണ്ടാക്കുന്ന process നെയാണ് gametogenesis എന്ന് പറയുന്നാണ് ഈ first sentence process of formation of haploid gamete gametes പറഞ്ഞ sperm and ovum നെ gametes എന്ന് പറയും. from the un differentiated Deployed germ cell

നമ്മള് sperms ഉണ്ടാക്കുമ്പോൾ ആ process നെ വിളിക്കുന്ന പേരാണ് Gametogenesis. Gametogenesis നമ്മളിന്ന് പഠിക്കുന്ന spermatogenesis. Gametogenesis in male produces spermatozoa കുഞ്ഞുങ്ങൾ ആദ്യൊ ആയിട്ട് ഒരു വാക്ക് കേട്ടു spermatozoa. sperm കേട്ടത് കുഞ്ഞിലേ കെട്ടായിരുന്നു sperms അഞ്ചാം class ആറിൽ പഠിക്കുമ്പഴെ sperm ന്നുള്ള വാക്ക് നമ്മള് കേട്ടിട്ടുണ്ട്. spermatozoa biologically more accurate ആണ്. sperms എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. we will be using the word spermatozoa. better word. okay. biologically more significant spermatozoa അപ്പൊ spermatozoa കേക്കുമ്പോ പേടിക്കരുത് sperms നേപ്പറ്റി തന്നെയാണ് നമ്മള് സംസാരിക്കുന്നത് അപ്പൊ നമ്മക്ക് നോക്കാം എങ്ങനെയാണ് spermatogenesis ന്റെ process നടക്കുന്നെ എന്ന്‌ Spermatogenesis ന്റെ process നമ്മള് എടുത്ത് നോക്കുമ്പം ആദ്യം നമ്മൾ ചിന്തിക്കണ്ടത് ഇത് എവിടആ നടക്കുന്നെന്ന് ഒന്ന് ചിന്തിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് ഓർമയില്ല ചിരിച്ചേ ma'am ചളിക്ക് ചിരിക്കാറില്ല ഞങ്ങള്. മാറ്റിവെച്ച ഇത് നിങ്ങൾടെ ഏർ seminiferous tubule ആണ്. നിങ്ങൾക്ക് ഓർമയുണ്ട് എങ്കിൽ good നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ good seminiferous tubule എന്ന് പറഞ്ഞ tubule ആണ് ഈ നിങ്ങള് കണ്ടോണ്ടിരിക്കുന്ന ഞാനീ വരച്ചോണ്ടിരിക്കുന്ന സാധനം. seminiferous tubule ൻ അകത്ത് cells ഉണ്ടായിരുന്നു. ഓർമിണ്ടോ? ഓർമിണ്ടോ? seminiferous tubule ന് അകത്ത് cells ഉണ്ട് ഈ cells നെ വിളിക്കുന്ന പേരായിരുന്നു spermatogonium ഓർമ്മവരുന്നുണ്ടോ? ആ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നു ma'am എല്ലാം ഓർമ്മ വരുന്നു. വരും വരും. വന്നെല്ലേ പറ്റു spermatogonium ആണ് മക്കളെ നിങ്ങളീ കാണുന്നെ. ഈ spermatogonium ത്തിനെയാണ് നേരത്തെ ഇതിന് കഴിഞ്ഞ മുമ്പത്തെ slide ന് germ cells എന്ന പേര് കൊടുത്തത്. ഈ spermatogonium നെയാണ് നമ്മള് germ cell എന്ന പേരിട്ട് previous slide ല് ഇവര് വിളിച്ചത്.

ആ cells നെ നമ്മള് വിളിക്കുന്ന പേരാണ് എന്ത് വട്ടോളിയോ? വട്ടോളിയല്ല Sertoli കേട്ടോ? ഓർമ്മ വരുന്നിണ്ട്‌ ആ ma'am ഇച്ചിരി ഇച്ചിരി ഓർമ്മ വരുന്നു. ആ പോരട്ടെ Sertoli cells. Sertoli cells നെയായിരുന്നു നമ്മള് nurse cells എന്ന് വിളിച്ചത്. ഇന്ന് നമ്മള് പഠിക്കാൻ പോകുന്നത് ഇവരുടെ കഥയാണ്. ഏർ ഇവരുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മക്കളെ. നമ്മുക്ക് നമ്മളെ കഥാപ്രസംഗം തുടങ്ങാം. so തുടങ്ങ് തുടക്കത്തി തന്നെ ഇതിന് അകത്താണ് ഈ ഈ നടക്കാൻ പോകുന്ന പണിയെല്ലാം നടക്കുന്നത്. give the heading everyone. spermatogenesis. everybody give the heading. spermatogenesis. spermatogenesis is the formation of sperms in the seminiferous tubule in the testis എങ്ങനെയാ നടക്കുന്നത് നമ്മുക്ക് പഠിക്കാം. മക്കളെ ഞാൻ ഇവിടെ ഏർ ഒരു Spermatogenesis കാണിക്കാം seminiferous tubule ൽ ഒരു section ഉണ്ടാക്കി. ഈ section ആത്തു കൊറേ cells ഉണ്ട് ഇങ്ങനെ എ? ഈ കൊറേ cells ന്റെ പേരാണ് spermatogonium ഇവിടെ ഞാൻ വരക്കുല്ലാ. ഈ കാണുന്ന cell ആണ് spermatogonium ഇതെല്ലം spermatogonium ആണ്. ഇതെല്ലം എല്ലാരും ശ്രദ്ധിച്ച് എന്റെ കൂടെ തന്നെ വരക്ക ഞാൻ ഇച്ചിരി slow ആയിട്ടേ വരക്കുള്ളു കാരണം നിങ്ങൾ എല്ലാ എന്റെ കൂടെ വരച്ചേ പറ്റു okay പഠിച്ച് ഈ topic നന്നായിട്ട് clear ആക്കണോന്ന് ഉള്ളവര് പഠിക്കാൻ ആഗ്രഹോ ഉള്ളവര് ഇപ്പൊത്തന്നെ എന്റെ കൂടെ തന്നെ notes ഇണ്ടാക്ക എന്നാലേ നിങ്ങൾക്ക് doubts ഉണ്ടെങ്കിൽ ചോയ്ക്കാൻ പറ്റുള്ളൂ, നമ്മളൊരു numerical ഒക്കെ ചെയ്യും ഈ topic ൽ അപ്പോ അപ്പൊ ഇതിനകത്ത് numerical ഓ? ആ ഇതിനാത്ത്‌ numerical ഉണ്ട് മക്കളെ ഇതിനാത്ത്‌ numerical ഉണ്ട് നമ്മുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ എന്റെ കൂടെ വരക്ക എഴുതാ പടിക്ക കേട്ടോ ഈ കാണുന്ന cells നെ പീരുന്ന പെ പേരാണ് spermatogonium ഈ spermatogonium തൊടക്കത്തിൽ അല്ലെങ്കിൽ ഈ process നമ്മള് തൊടങ്ങുന്നത് കാരണം ഈ cell ഒരു deployed cell ആണെന്ന് നമ്മുക്ക് പറയാം. അതായത് സുരേഷിന്റെ body യിലുള്ള എത്ര chromosome ഉണ്ടോ ആ മൊ ത്തം chromosomes ഉം ഈ spermatogonium ത്തിന് അകത്തുണ്ട്. ഈ spermatogonium എന്നിട്ട് എന്തെയ്യുംന്ന് അറിയാമോ ആദ്യം spermatogonium ത്തിനകത്തിന്ന് കൊറച്ച് ഇത്രേം cells ഇല്ല്യോ ഇവിടെ എല്ലാം കൂടെ ഒരുമിച്ച് ഈ process തൊടങ്ങത്തില്ല only some of them start the process അപ്പം ഒത്തിരി പേര് ഇരിക്കുമ്പം നമ്മള് ഏർ എല്ലാവരേം കൂടെ ഒരുമിച്ച് sperm ഉണ്ടാക്കാൻ അയച്ചാല് പണി പാളും എന്താ ഒറ്റയടിക്ക് നമ്മുക്ക് അത്രേം sperms വേണ്ട. പിന്നേം നമ്മുക്ക് sperms വേണ്ടിതാ അപ്പൊ ഇത്രേം spermatogonium ത്തീന്ന് few spermatogonium ഒത് കൊറച്ച് spermatogonium മാത്രം process തൊടങ്ങുവാ അപ്പൊ ഈ തോടങ്ങുന്ന process കാണിക്കാൻ ഞാൻ ഇവിടെ ഒരു arrow ഇടുന്നതായിരിക്കും കേട്ട arrow ഇട്ടത് കണ്ടോ കണ്ടോ arrow ഇട്ടത്? ഇത് spermatogonium ഒറ്റ ഒരു spermatogonium നമ്മുക്ക് എടുത്ത് നമ്മുക്ക് ആ process പഠിക്കാ ഈട എല്ലാരേയും മിക്കവാറും ഉള്ളവരെല്ലാം ഈ process ചെയ്യും. പഠിക്കാനായി ഞാൻ ഒരെണ്ണം മാത്രേ reference ന് എടുക്കുന്നുള്ളു. ഈ spermatogonium mitosis എന്ന് പറഞ്ഞ ഒരു process ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങള് ചോയിക്കും ma'am ഈ mitosis എന്താണ്? ma'am ന്റെ toe ക്ക് എന്തെങ്കിലും പറ്റിയോ എന്റെ toe ക്ക് ഒന്നും പറ്റിയില്ല കുഞ്ഞുങ്ങളെ

നമ്മൾ അയിനെ mitosis എന്ന് പറയും. mitosis ഞാൻ ഇവിടെ പൈനൊന്നാം class പഠിക്കാത്തവര് ഓർക്കാത്തവര് ഇതൊന്ന് നോക്കിക്കോണം കേട്ടോ? mitosis mitosis ഒരു cell അതിനകത്ത് forty six chromosomes ഉണ്ടെങ്കിൽ ഈ cell divide എയ്ത് രണ്ട്‌ cell ആയി. രണ്ട്‌ cell ന് ആത്തും forty six chromosomes വീതം ഉണ്ടെങ്കിൽ മക്കളെ ഈ നടന്ന പണീടെ പേരാണ് mitosis അഹ് forty six ഒന്നുടെ മര്യാദക്ക് എഴുതണോ എഴുതിക്കെ നിങ്ങൾ ഒന്ന് ഞാൻ ഒന്ന് നിങ്ങൾ അത് എഴുതി തീർക്ക അപ്പഴെത്തെക്ക് ഞാൻ ഒന്ന് മര്യാദക്ക് എഴുതാ ഇത് കേട്ടോ? handwriting ഒക്കെ okay ആണല്ലോ എല്ലാവർക്കും? പറയണേ comment box ൽ പറയണം കേട്ടോ? forty six forty six forty six cells mitosis ചെയ്ത രണ്ട്‌ cell ആയിട്ട് മാറുമ്പോ മക്കൾ നമ്മുക്ക് കിട്ടുന്നത് forty six forty six each ആണ്. ഈ forty six forty six each കിട്ടുന്ന ആ process നെ mitosis ന്ന്‌ പറയും അപ്പം spermatogonium mitosis ചെയ്യും എന്തിന്? അപ്പൊ നിങ്ങളെ question ഉണ്ടാകും ma'am എന്തിന്? mitosis ചെയ്ത് കഴിഞ്ഞ same number of chromosome അല്ലെ കിട്ടുന്നെ നമ്മക്ക് sperms അല്ലായിരുന്നോ ഉണ്ടാക്കണ്ടേ. മക്കളേ പതുക്കെ patience patience ആദ്യത്തെ step mitosis ൽ

ഒത്തിരി cells ഉണ്ടാക്കാം. ഒര് ഒരെണ്ണം ഇത് രണ്ടെണ്ണം ഉണ്ടാക്കുന്നു ഇത് രണ്ടെണ്ണം ഉണ്ടാക്കുന്നു ഇത് രണ്ടെണ്ണം ഉണ്ടാക്കുന്നു ഇത് രണ്ടെണ്ണം ഉ എല്ലാവരും രണ്ടായിട്ട് cells ഇണ്ടാക്കുന്നു. ഞാൻ ഇവിടെ വായിക്കുന്നത് ഒരെണ്ണം മാത്രാണ് for purpose of reference. mitosis എന്താണെന്ന് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ mitosis നടന്നു കഴിയുമ്പോ ഈ cell ന് ഇപ്പൊഴും deployed status അങ്ങനെ തന്നെയുണ്ട് അതായത് നാപ്പത്താറ് chromosome നേരത്തെ ഇണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും നാപ്പത്താറ് chromosomes. forty six chromosomes അങ്ങനെതന്നെ ഉണ്ട് ആയിനകത്ത് ഒരു മാറ്റോം വന്നിട്ടില്ല ഈ cell ന് പക്ഷെ പേര് മാറി മക്കൾ. ഈ cell ന്റെ പേരാണ് Primary spermatocyte എല്ലാവരും സൂക്ഷിച്ചെഴുതണം Primary spermatocyte. അപ്പം നിങ്ങള് പറയും ma'am പക്ഷെ അങ്ങനെ genuine ആയിട്ടൊന്നും ഇവര് ചെയ്യുന്നില്ലല്ലോ? ഇവർ അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവർ ഒരു mitosis ചെയ്തേ പിന്നെ ഇവരെ പേര് മാറിയോ? മക്കളെ അവരെ പേര് മാറി. spermatogonium എന്ന് നമ്മൾ വിളിച്ചോണ്ടിന്ന cell mitosis കഴിഞ്ഞ് enlargement ഒക്കെ നടത്തി. cells ഇച്ചിരി enlarge ആയി. Cytoplasm ന്റെ concentration ഇച്ചിരിയൂടെ കൂടി അതിനാത്ത്‌ ആ സമയത്ത് ഇത് primary spermatocyte ആയി Primary spermatocyte ആയ ആള് ഇനിയാണ് ഒരു പുതിയ process തൊടങ്ങാൻ പോന്നത്. Primary spermatocyte meiosis എന്നൊരു process തൊടങ്ങും. ഇത് meiosis എന്ന process തൊടങ്ങിയാൽ again പതിനൊന്നാം class ൽ വച്ചു പഠിച്ചൊരു concept ആ പക്ഷെ, അറിയാത്തവര് പേടിക്കണ്ട ഞാൻ ഒന്ന് quick ആയിട്ടൊന്ന് meiosis പറഞ്ഞേരാം. mitosis ഇവിടെ കെടക്കുന്നുണ്ട് അതിനെ തൊടണ്ട നമ്മുക്ക് meiosis ഇലെക്കൊന്ന് നോക്കാം meiosis എന്ന process നമ്മൾ എടുക്കുവാണെങ്കിൽ meiosis നെ നമ്മൾ വിളിക്കുന്ന പേരാണ് reduction division അയിന്റെ അർഥം എന്തുവാ അയിന്റെ അർഥം എന്തുവാന്ന്‌ അറിയോ reduction division ന്ന്‌ പറഞ്ഞാൽ നമ്മൾടെ കയ്യിലൊരു number of chromosomes ഉണ്ടെങ്കിൽ നമ്മൾ അയിന പാതിയാക്കുന്ന ജോലിനെയാണ് reduction എന്ന് പറയുന്നത് reduction division അപ്പൊ meiosis ചെയ്യുമ്പോ